ഓരോ ഘട്ടത്തിനെയും അറിയിക്കപ്പെടുന്നത് അയൽക്കൂട്ടം എന്നാണ്. അതിൽനിന്ന് അഞ്ച് അംഗങ്ങളെവേറൊരു സ്ഥാനത്തേക്ക് ജനാധിപത്യ രീതിയില് തെരഞ്ഞെടുക്കുന്നു. ആരോഗ്യ വിദ്യാഭാസവും

തീർച്ചയായിട്ടും. secretary president അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഈ loan ഒക്കെ loan ഒക്കെ എടുക്കണ സമയത്തൊക്കെ അവരെല്ലാ paper ഉകളൊക്കെ ഒന്ന് ശെരിയായി ഒപ്പിട്ട് അവിടെനിന്ന് paisa കിട്ടുമ്പളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. എങ്കിലും ഞമ്മക്ക് ആഹ് അവർക്ക് നമ്മുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താല് അത് അവർക്കും ഒരു വലിയൊരു പ്രയോജനം തന്നെയാണ്. ഇനി നമ്മുക്കിത് ഇപ്പോഴ് loan എടുക്കണ സമയത്ത് ഒരാൾക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നെങ്കില് ഏർ ഈ അംഗങ്ങളിൽ നിന്ന് ഏർ ആഹ് ഇപ്പൊ അമ്പതിനായിരാണ് ഓരോരുത്തർക്ക് എടുക്കണെങ്കിലും രണ്ടാളത് കൂടി എങ്ങാട് ഒരു ലക്ഷായിട്ട് അങ്ങനെ എടുക്കാ. അങ്ങനെ വേണെങ്കിലും ഞമ്മുക്ക് ആകൊക്കെ വലിയൊരു പ്രയോജനം തന്നെയാണ്. കുടുംബശ്രീ അംഗങ്ങൾ ഏത് തരം പദ്ധതികൾക്കാണോ വായ്പ്പ എടുക്കുന്നത് ആ പദ്ധതികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതാണ്. നിർദ്ധിഷ്ട പദ്ധതിയുടെ സുഖമമായ നടത്തിപ്പിനും അംഗങ്ങൾക്ക് accounting നും വ്യക്തിത്വ രൂപവൽക്കരണം സാമ്പത്തികം ഉൽപ്പന്നങ്ങളുടെ വിപണന എന്നീ വിഷയങ്ങളും പരിശീലനം നൽകി ഇതാകുന്നുണ്ട്. പരിശീലനം നൽകി വരുന്നുണ്ട്. സൂക്ഷ്മ സംരക്ഷണങ്ങളും കൂടാതെ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള gender ഉം പ്രധാനപ്പെട്ട പരിശീലനങ്ങൾ എന്നിവയെല്ലാം നൽകി വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തില്

എല്ലാറ്റിനുമുള്ള പ്രയോജനം തന്നെയാണ് ഈ അയൽക്കൂട്ടം. മ്മ് കുടുംബശ്രീ ഒക്കെ കണം മ്മ് ഈ എല്ലാറ്റിനും ന്ന്‌ വെച്ചാല് ജനങ്ങൾക്ക് ഏർ സ്ത്രീകളെ അടച്ച് പൂട്ടി വീടിനകത്ത് തളച്ചിടുന്നോരു കാലഘട്ടത്തിൽ നിന്ന് പുറം ലോകത്തേക്കൊന്ന് ഏറക്കുന്നൊരു പ്രയോജനം കൂടി ഇണ്ട് കാരണം പലരും ഇപ്പോഴും ഈ അയൽക്കൂട്ടത്തിൽനിന്നും ഇതിനൊന്നും കൂടാത്തവരും ഉണ്ട്. അവർക്കൊക്കെ കൂടിയാല് അതൊക്കെ വലിയ

അതെ അയൽക്കൂട്ടത്തിന്റെ മറ്റ് പറഞ്ഞാ സമ്പാദ്യ വായ്പ്പ പരുപാടി, സംയുക്ത bank account, സുധാര്യമായ കണക്ക് സൂക്ഷിപ്പ്, ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പ്രവർത്തനം വനിതകളുടെയും ശിശുക്കളുടെയും വികസനത്തിന് പ്രവർത്തനം, അടിസ്ഥാന സൗകര്യ പ്രവർത്തനം, വരുമാന bag പ്രവർത്തനം, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളില് കൂടുതൽ ശ്രദ്ധ

hello നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നാടൻ കടങ്കഥകൾ എന്ന് വേണമെങ്കിൽ നിസാരമായി പറയാം. നമ്മൾ ദിനംപ്രതി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ആവശ്യമായ കുറച്ചു കടംകഥകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു ഉദാഹരണം നമ്മൾ മുന്നോട്ടു വയ്ക്കുകയാണെങ്കിൽ അകം ഇല്ല പുറം ഇല്ല ഞെട്ടിയില്ല വട്ടയില എന്താണെന്ന് പറയുവാൻ പറ്റുമോന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉത്തരം പറയുക? അതാണ് കടങ്കഥയുടെ ഒരു എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അകം ഇല്ല പുറം ഇല്ല ഞെട്ടിയില്ല വട്ടയില ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വേറൊരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം അതിൻ്റെ ഉത്തരം പപ്പടം. അതിനുശേഷം അകത്തു രോമം പുറത്തു ഇറച്ചി എന്ന് പറഞ്ഞു ചോദിക്കുന്നു ഉത്തരമെന്താണ്? ഇതൊരു നിസാരമായ കടങ്കഥയാണ്. അതിൻ്റെ ഉത്തരം മൂക്ക്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ കടങ്കഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലുള്ള കുറച്ചു കടങ്കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആയിരം തത്തക്ക് ഒരു തൊപ്പി. എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് വാഴക്കുല.

എല്ലാ മരത്തിലും അണ്ണാൻ കയറി, എന്നാൽ ഈ മരത്തിൽ കയറിയില്ല. അത് ഏതാണ് മരം എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം എനിക്കും അറിയില്ല. ഇതിൽ എഴുതിയത് കാണാനുമില്ല. ഒരമ്മ നിന്ന് വിണ്ടു കീറിയും ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടി ചാടി ഒരമ്മ പെറ്റതെല്ലാം വെള്ളപ്പട്ടാളം. എന്താണ് ഇതിനു ഉത്തരം? അതും എനിക്കറിയില്ല. അതുപോലുള്ള കുറച്ചു ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാങ്ങളും ആസ്ഥാനങ്ങളും കേരളം state road transport corporation തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയും.

കുറച്ചു പൊതുവിജ്ഞാനം എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഏറ്റവുംകൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങു വർഗം എന്താണ്? എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം നല്കാൻ കഴിയും? നമ്മുടെ നാടുകളിലും മറ്റു നാടുകളിലും കണ്ടുവരുന്ന ദൈനം ദിനം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിഴങ്ങു വർഗ്ഗമാണത്. എന്താണ് പറയാൻ പറ്റുമോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതിന് ഉത്തരം വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും കാരണം, അത് നമ്മൾ ദൈനം ദിനം ഉപയോഗിക്കുന്ന മരച്ചീനി, കപ്പ, ഊള എന്നൊക്കെ പറയും. ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? എന്താണെന്നറിയുമോ? ശാസ്താംകോട്ട കായൽ എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഏറ്റവും വലിയ ഡാം അഥവാ അണക്കെട്ട്. അതെവിടെയാണ്? അത് പാലക്കാടുള്ള ഒരു സ്ഥലത്താണ്. പാലക്കാട് മലമ്പുഴ എന്ന് പറയും. ഏറ്റവും വലിയ ജല വൈദ്യുദി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ ആണ്. ഏറ്റവും വലിയ മല? ആനമല എന്നറിയപ്പെടുന്നു. സഞ്ചാരികളും മറ്റും കൂടുതലായി ആകർഷിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് ആനമല. ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് അറിയുമോ? പാലക്കാടാണ്. ഏറ്റവുംകൂടുതൽ നീളം ഏറ്റവും കൂടുതൽ നാളികേരം ഉല്പാദിപ്പിക്കുന്ന ജില്ല? അതു നമ്മുടെ കോഴിക്കോടും ആണ്. ഏറ്റവും കൂടുതൽ പുകയില ഉല്പാദിപ്പിക്കുന്ന ജില്ല എവിടെയാണെന്ന് അറിയുമോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്നതുപോലെ കാസർഗോഡ് ആണ്. പുകയില ഉത്പാദനം കൂടുതലും ഉള്ളത്. ഏറ്റവും കൂടുതൽ കൈത്തറി വ്യവസായം ഉള്ള ജില്ല ഏതാണെന്ന് അറിയാമോ? അത് നമ്മുടെ കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉല്പാദിപ്പിക്കുന്ന ജില്ല അത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസിലാവും, കാപ്പി, തേയില കേരളത്തിൽ എവിടെയാണ്? വയനാട് ആണ്. ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപം ഉള്ള സ്ഥലം. അത് പെട്ടെന്ന് മനസിലാവില്ല എന്നാൽ കൂടി കുണ്ടറ. കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല? വ്യവസായ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കടകൾ അതുപോലെതന്നെ വ്യവസായ കടകളല്ല. ചില ചില കുറച്ചു കുറച്ചു വ്യവസായപരമായ മുന്നോക്ക ഗതിയിലുള്ള തുടക്കമിട്ട ജില്ലകളാണ്. അത് നമ്മുടെ എറണാകുളത്താണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉള്ള ജില്ല? അത് നമ്മുടെ എറണാകുളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കുറവ് വാഹനങ്ങൾ ഉള്ള ജില്ല? അത് നമ്മുടെ മലയോര പ്രദേശമായ വയനാട് തന്നെയാണ്. ഏറ്റവും വലിയ ചുരം. കാണിക്കുന്നത് പാലക്കാട് ചുരമെന്നാ. ഏറ്റവും വലിയ railway division? അത് നമ്മുടെ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമേറിയ rail പാലം? അത് നമ്മുടെ കുമ്പളം ആണ്. അരൂർ കുമ്പളം. ഏറ്റവും പേരുകേട്ട പ്രാചീന തുറമുഖം? അതെവിടെയാണെന്ന് വച്ചാൽ, കൊടുങ്ങല്ലൂർ ആണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം? അത് നമ്മുടെ കൊച്ചിയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ദിനപത്രം? നമ്മൾ എന്നും

തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്നു പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണെന്ന് തോന്നുന്നു. ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും കാസർഗോഡ് തന്നെയാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറഞ്ഞാൽ നെയ്യാർ ഡാം. അതുപോലെതന്നെ നെയ്യാർ ആണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം? അത് നമ്മുടെ ചന്ദ്രഗിരി. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം. അങ്ങനുള്ള കുറച്ചു കാര്യങ്ങൾ ആണ് ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ Corporation എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചി Corporation ആണ് ഏറ്റവും വലിയ corporation. ഏറ്റവും വലിയതല്ല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ corporation. ഏറ്റവും വലിയ ജലസേചന പദ്ധതി? അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കല്ലടയിൽ ആണ്. ഏറ്റവും വലിയ മലയാള നോവൽ? അവകാശികൾ എന്ന നോവൽ ആണ്. അങ്ങനെകുറച്ചു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. കേരളത്തിലെ കുറച്ചു, കേരളത്തെക്കുറിച്ച് നമുക്കറിയുന്ന കുറച്ചുകാര്യങ്ങൾ ആണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ കുറച്ചു കാര്യങ്ങളാണ് ഇനി കേക്കാനുള്ളതും. ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം കേരളത്തിൽ എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസിലാവില്ല. ഉടുമ്പൻചോല എന്ന് പറയും. ഏറ്റവും കുറവ് കാലം ഭരിച്ച മന്ത്രിസഭ CH മുഹമ്മദ്‌കോയ മന്ത്രിസഭയാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച, ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കുറച്ചു കാലം കൂടുതൽ കാലം എന്നാണവർ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉയരമുള്ള പ്രതിമ? അത് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. എന്നാൽക്കൂടി അതിനെക്കുറിച്ചു അതിനോട് ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തിൽ ഏറ്റവും വലിയ ജില്ല? കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ല ആണ്. ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അതുപോലെതന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ആണ്. മലപ്പുറത്തു അധികം ജനങ്ങൾ കൂടി തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ആണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്ന് പറഞ്ഞാൽ വയനാട് ആണ്. വ്യാപ്തി ഉണ്ടെങ്കിൽ പോലും അതിൽ അംഗ സംഖ്യ കുറവാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. പക്ഷെ അത് ചെറിയൊരു ജില്ലയാണ് എന്നാൽ കൂടിയും സാന്ദ്രത കൂടിയ ജില്ലാ ആലപ്പുഴയാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മൂന്നാർ ആണ്. ഇടുക്കി. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ തന്നെയാണ് വട്ടവട. ഏറ്റവും വലിയ ഗ്രാമ പഞ്ചായത്ത് കുമിളിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ഗ്രാമ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വളപട്ടണത്തിലാണ്.

ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് താലൂക്ക് ആണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് എന്ന് പറഞ്ഞാൽ അത് മല്ലപ്പള്ളി പത്തനംതിട്ട ആ സ്ഥലത്താണ്. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല എന്നു പറഞ്ഞാൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല കോട്ടയം എന്നാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എത്ര കണ്ടു ശരിയാണെന്ന് അറിയില്ല. ഏറ്റവും സാക്ഷരത കുറഞ്ഞ താലൂക്ക് ചിറ്റൂർ. ലേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ തെറ്റാണൊന്ന് നമുക്കറിയില്ല. നോക്കുന്നു എന്ന് മാത്രം. ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം. ഏറ്റവും കൂടുതൽ ഗ്രാമ പഞ്ചായത്തുള്ള ജില്ല? അത് മലപ്പുറമായി സ്ഥിതീകരിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ block പഞ്ചായത്തുകൾ ഉള്ള ജില്ല തൃശൂർ ആണ്. ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ചെറിയൊരു രൂപം മാത്രമാണ് നാമിപ്പോൾ പറഞ്ഞത്. അതിൽ ഒരുവിധം കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ആവശ്യമുള്ള പൊതുവിജ്ഞാനം നമ്മുടെ ജില്ലയെക്കുറിച്ചു നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചൊരു ഏകദേശ രൂപമാണ് നൽകുന്നത്. എല്ലാവര്ക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. വിശേഷം ഭാരത് മാതാ എന്ന സ്വപ്നപാത വികസന വഴി നൽകാൻ പാലക്കാട് കോഴിക്കോട് green field highway വികസ

ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം ഓടുന്നത് ഭൂമിയെടുത്തുമായി ബന്ധപ്പെട്ട് പ്രധാന വിജ്ഞാപനങ്ങൾ പൂർത്തിയാക്കി അവസാനഘട്ടത്തിലേക്ക് ഭൂമി ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർക്ക് പരമാവധി നഷ്ടപരിഹാരം നൽകുകയാണ് ഭൂമി ഏറ്റെടു ഭൂമി നഷ്ടമാകുന്നവർക്ക് ഇത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കു അടുത്തമാസം മുതൽ നഷ്ടപരിഹാര വിതരണം ആരംഭിക്കാനാണ് ആലോചിക്കുന്നതെന്നും

ദേശീയപാത authority യുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പദ്ധതിക്കായി ആകെ മടുക്കുന്നത് എണ്ണായിരത്തിപതിനെട്ടു കോടി രൂപയിൽ നാലായിരം കോടി രൂപയും ബിനോയ്ക്കുക പാലക്കാട് ജില്ലയിലാണ് ഭൂമിയെടുപ്പിന് മാത്രം രണ്ടായിരം കോടി രൂപ ചെലവാക്കും രണ്ടായിരം കോടി രൂപയാണ് നിർമ്മാണത്തിന് ചെലവാക്കു പാലക്കാട് കോഴിക്കോട് green field highway പ്രത്യേകതകൾ രണ്ടുമണിക്കൂർ കൊണ്ട് കോഴിക്കോട്ട് പന്തീരങ്കാവിൽ എത്തുന്ന രീതിയിലാണ് വിഭവനം ചെയ്തിരിക്കുന്നത് ജില്ലയിൽ ആകെ ഏറ്റെടുക്കുന്ന ഭൂമി ഇരുനൂറ്റി ഏഴുവത്തേഴ് point നാല്പത്തിയെട്ട് നാല്പത്തഞ്ജ് meter ൽ നാലുവരി പാതയാണ് നിർമിക്കുക divider ഉകൾ ഉൾപ്പെടെയാണ് ഈ വീഥി സ്ഥലങ്ങളിൽ service road ഉണ്ടായിരിക്കും ഇരുവത്തിനാൽ fly over ഉകളും നിർമ്മിക്കും നാല്പത്തിഏഴ് inter pass കളും നാല്പത്തിഏഴ് over pass കളും നിർമ്മിക്കും വീട് ഉൾപ്പെടെ പൊളിച്ചുമാറ്റണ്ട സ്ഥിരം കെട്ടിടങ്ങൾ ആയിരത്തിമുന്നൂറ്റിഏഴുവതെട്ടു മുറികൾ ഏഴുവതഞ്ചു ഭൂമി നഷ്ടമാകുന്നവരുടെ എണ്ണം മൂവായിരത്തി ഏഴുവതിയാർ ഏക്കർന് രണ്ടായിരത്തി ഇരുനൂറ് kilo ൽ കൂടിയാലും സംരംഭിക്കും അധികസംഭരണത്തിനായി കൃഷി officer സാക്ഷ്യപത്രം നൽകണം പാലക്കാട് നെല്ലിന്റെ വിളവ് ഏക്കറിന് രണ്ടായിരത്തി ഇരുന്നൂറ് kilo യിൽ കൂടിയാലും supplyco ഇതിനായി കൃഷി officer സാക്ഷ്യപത്രം നൽകണമെന്ന് കൃഷി director നിർദ്ദേശിച്ചു നിലവിൽ supplyco ഏക്കർന് രണ്ടായിരത്തി ഇരുന്നൂറ് kilo പരിധി വച്ചാണ് നെല്ല് എടുക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതായി പാലക്കാട് ജില്ല കൃഷി officer നൽകിയ report ന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉത്തരവിന്റെ പകർപ്പ് supplyco general manager ക്കും നൽകിയിട്ടുണ്ട് തുടർ നടപടി സ്വീകരിക്കേണ്ടതും supplyco ആണ് രണ്ടാം വിളവിൽ ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് അധികം നെല്ല് സംരംവിക്കണമെന്ന് കൃഷിക്കാർ ആവശ്യപ്പെട്ടിരുന്നു അനുകൂല കാലാവസ്ഥയും ഉൽപാദനശേഷിയും ഉള്ള കാരണം രണ്ടാം വിളയിൽ ജില്ലയിൽ ഏക്കർന് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് kilo വരെ

കേസിൽ പരാതിക്കാരിയുടെ മകൻ arrest ൽ മണ്ണാർക്കാട് വീട്ടിൽ കയറി ആക്രമിച്ചന്ന് പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തിയ അറുപത് വയസ്സുകാരി പന്ത്രണ്ട് മണിക്കൂർ കാത്തുനിന്നിട്ടും മൊഴിയെടുക്കാൻ police തയ്യാറായില്ലെന്ന് പരാതി പരാതിക്കാരി രാത്രി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് magistrate നിർദ്ദേശിച്ചപ്പോഴാണ് police മൊഴി എടുത്തത് അതേസമയം വീട്ടിലെത്തിയവരെ ആക്രമിച്ചന്ന പരാതിയെ തുടർന്ന് മകനെ police വധശ്രമ കേസിൽ arrest ചെയ്തു കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു ആലുംകുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടത്തനാട്ടുകര ചിരട്ടക്കുളം മേലെത്ര രുക്മിണിയാണ് കോടതിയെ സമീപിച്ചത് രുഗ്മിനിയും മകൻ ഷാജിയും രുക്മിണിയുടെ മകളും മകളുടെ മകളും താമസിക്കുന്ന വീട്ടിലായിരുന്നു അക്രമം രാത്രി താനും ഷാജി കുടുംബ കാര്യം സംസാരിക്കുന്നതിന്റെ ആറംഗസംഘം വീട്ടിലേക്ക് അതിക്രമിച്ച കയറിയെന്ന് രുക്മിണി പറയുന്നു എന്തിനാണ് ഉറക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് തന്നെ വടികൊണ്ട് അടിക്കുകയും കൊച്ചുമകളെ പിടിച്ചു തള്ളുകയും ചെയ്തു തടയാൻ ശ്രമിച്ച ഷാജിയെയും ആക്രമിച്ചു തങ്ങളെ ആക്രമിക്കുന്നതിന് തുടർന്നപ്പോൾ ഷാജി മടവാൾ എടുത്ത് വീശിയതിനെ തുടർന്നാണ് ആക്രമിക സംഘത്തിലെ ചിലർക്ക് പരിക്കേറ്റു ആത്മരക്ഷാകർത്തനമാണ് ഷാജി മടവാൾ വീശിയതെന്നും രുക്മിണി പറഞ്ഞു എടത്തനാട്ടുകര manager ഉം മാനേജ് മുപ്പത്തൊന്ന് തലക്കും സുഹൃത്തിന് സുരേഷ് ബാബുവിന് കൈപ്പത്തിക്കും പരിക്കേറ്റും ഇവരുടെ മൊഴി പ്രകാരം വധശ്രമത്തിലെ arrest ലായ ഷാജിയെ കോടതി റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച രാവിലെ ആറുമണിയോടെയാണ് രുക്മിണി പരാതിയുമായി നാട്ടിൽ police station ൽ എത്തിയാല് വൈകിട്ട് ആറു മണിയായിട്ടും police പരാതി രേഖപ്പെടുത്താത്തതിന് തുടർന്ന് ഇവർ രാത്രി അഭിഭാഷകൻ A സന്തോഷ് മുഖേന മണ്ണാർക്കാട് first class judicial magistrate കോടതിയെ സമീപിച്ചു രാത്രി പത്തിന് കോടതിയിലെ ചെമ്പ്രയിലെത്തിയ ജഡ്ജി രുഗ്മിണിയുടെ മൊഴി എടുക്കാൻ police ന് നിർദ്ദേശം നൽകി മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജി താഴെയിരുന്ന വരെ അസഭ്യം പറഞ്ഞതാണ് പ്രക്ഷോഭനത്തിന് കാരണമെന്ന് police അറിയിച്ചു

എന്നിവയുടെ ഭൂമിയെടുപ്പ് പോലെയുള്ള ആവശ്യങ്ങൾക്കായി രേഖകൾ സംഘടിപ്പിക്കുന്നവരാണ് കഷ്ടത്തിലാകുന്നത് വില്ലേജ് office കളും അക്ഷയകേന്ദ്രങ്ങളും കയറിയിറങ്ങുന്നത് ആണ് പലരും പല വില്ലേജ് officer മാരും വിവിധ സേവനങ്ങൾക്ക് പല മാനദണ്ഡങ്ങളും ആ സ്വീകരിക്കുന്നതെന്നും പ്രശ്നമാണ് ബന്ധപ്പെട്ട് പ്രശ്നമാണ് പലരും നേരിടുന്ന online പോക്ക് വരവ് പൂർത്തിയാകാത്ത ഭൂമികൾക്ക് താൽക്കാലിക നമ്പറും ആണ് നൽകിയിരുന്നത് ചിലരാകട്ടെ കാലങ്ങളായി താൽക്കാലിക പേരിലാണ് നികുതി അടക്കുന്നത് താൽക്കാലിക തണ്ടപ്പേരിലുള്ള നമ്പറുള്ള ഭൂമിയുടെ നികുതി അടക്കുമ്പോൾ reciet ൽ എന്ന് സൂചിപ്പിക്കുന്നത് T എന്ന english അക്ഷരം കൂടിക്കിടന്നു വരുന്നുണ്ട് bank വായ്പ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ഇവർക്ക് സ്ഥിരം തണ്ടപ്പേർ വേണം സ്ഥിരം തണ്ടപ്പേർന് അപേക്ഷിക്കുമ്പോൾ registration office ൽ നിന്നുള്ള കുടിക്കടം ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ടിവരും അളവിൽ വ്യത്യാസം കാണുന്ന സാഹചര്യത്തിൽ സ്ഥല പരിശോധനയും നടത്തേണ്ടി വരും നടക്കാതെ സങ്കീർണമായി ഭൂമി കിടക്കുന്ന സ്ഥലങ്ങളിൽ village office ലെ ഉദ്യോഗസ്ഥർ ഭൂമി നേരിൽ കണ്ട് ബോധ്യപ്പെടേണ്ടി വരും അപേക്ഷകളുടെ ബാഹുല്യം മൂലം ജീവനക്കാരുടെ ഈ സേവനങ്ങൾ പലപ്പോഴും വൈകുന്നുണ്ട് റിസർവേ കഴിയാത്ത വില്ലേജുകളിൽ പഴയ ജനതയുടെയും ഉടമയുടെയും പേരിലാണ് ഭൂമി കിടക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രശ്നം ഇത് ശരിയാക്കാനും നെട്ടോട്ടമോടണം അപേക്ഷകരുടെ എണ്ണം വർധിക്കുമ്പോഴും village office കളിൽ പോലും ആവശ്യത്തിന് ജീവനക്കാരില്ല

online വില്പന കിട്ടുമോ express connection പാലക്കാട് ബംഗളൂരു മൈസൂർ express എയുമായി കോയമ്പത്തൂർ നഗരത്തെ കേന്ദ്ര

മലയാളികൾക്കും കോളടിക്കും സത്യമംഗലം വഴിയുള്ള കോയമ്പത്തൂർ ബംഗളൂരു ദേശീയപാത NH express way ആയി ബന്ധിക്കുമെന്നാണ് പ്രഖ്യാപനം തെക്കൻ കേരളത്തിലേക്ക് സ്വകാര്യവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന മലയാളികൾ കൂടുതലായി ആശ്രയിക്കുന്ന പാതിയാണിത് ചരക്ക് വാഹനങ്ങളുടെയും പ്രധാന പാതയാണിത് ഉസൂർ സേലം കോയമ്പത്തൂർ വഴിയല്ലാതെ ഈ പാതയോ കൂടുതൽ bus കൾ service കൾ കേരള തമിഴ്നാട് കർണാടക transport corporation കൾക്ക് ഓടിക്കാം മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കും പോകുന്നവർക്കെല്ലാം പാതയുടെ നവീകരണം അനുഗ്രഹമാകും പക്ഷേ വന്യജീവി സങ്കേതികളുടേയും പാത കടന്നു പോകുന്നതിനാൽ ഇത്തരം ഒരു പാത വികസിപ്പിക്കാൻ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുമെന്നാണ് സംശയം ബെന്നാരി മുതൽ കർണാടകയിലെ ചാമര നഗർ വരെ വാഹനങ്ങൾ കടന്നുപോകുവാൻ ലിംഗം സധർമ്മം സന്ദർ മംഗലം ചുരം മേഖല കടക്കണം ഇരുപത്തേഴ് hair pin വളവുകളുള്ള ഈ പ്രദേശം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതാണ് വന്യമൃഗങ്ങൾ പാറ പിടിച്ചു പതിവായതോടെ സത്യമംഗലം വഴി കടന്നു പോകുന്ന ഈ പാതയിലെ രാത്രി യാത്രക്കാരൻ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം ശക്തമാണ് പല ഘട്ടങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ road മുതൽ മൈസൂര് വരെ യാത്ര സമയം കുറയ്ക്കാൻ മലയോര മേഖലയിലും ഒഴിവാക്കി പുതിയ പാലങ്ങളും മേൽ പാലങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി ശ്രമം നടക്കുന്നു പക്ഷേ കഴിഞ്ഞവന പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകാത്തതാണ് പ്രശ്നം

ഒഴിവാക്കാൻ മേൽപ്പാലങ്ങളും അടി പാതകളും നിർമ്മിക്കാം പൂട്ടര പുതിയ പാലം design തയ്യാർ motor പാലം ചെറു വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കും ബന്ധുക്കളുടെ bus കളുടെ യാത്ര ആലും ആലമ്പുള്ള തുടരും

development corporation engineer മാരുടെ പരിശോധിക്കും അന്തിമ അനുമതി ലഭിച്ചാൽ April ആദ്യം tender ചെയ്യും ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻറെ ഉടമസ്ഥ അവകാശം മുൻകൂറായി ലഭിച്ചതിന് തുടർന്ന് tender ചെയ്യാൻ കേരള Development ന്റെ corporation ന് FB അനുമതി നൽകിയിട്ടുണ്ട് നടപടി പൂർത്തിയാക്കി പണി ആരംഭിച്ചാൽ ഒരു വർഷത്തിനകം പണി പൂർത്തിയാക്കാതെ കേരളത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സൂചന നടപ്പാലം ഉൾപ്പെടെ ആധുനിക രീതിയിലുള്ള

ഇരുവത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിനിടെ പുഴ പാലവും ചെറുവാഹനങ്ങൾക്ക് തിങ്കളാഴ്ച തുറന്നു കൊടുക്കും ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ പോയി തുടങ്ങിയാൽ bus കൾ വന്നു പോകുന്ന ആലമ്പലം ചപ്പാത്തിലെ വാഹന തിരക്ക് കുറയും ഗായത്രി പുഴക്ക് കുറുകെയുള്ള പാലത്തിനു സംഭവിക്കുകയും രണ്ടാമത്തെ സ്പാനി കുഴി രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്നും january എട്ടുമുതൽ ഗതാഗതം പൂർണമായും നിരോധിക്കുകയായിരുന്നു പുതിയപാലം നിർമ്മിക്കുന്നവരെ താൽക്കാലികമായ ambulance ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾ ഉപയോഗിക്കാനായി സർക്കാർ അയ്ബത് ലക്ഷം രൂപ അനുവദിച്ചതിന് തുടർന്ന് താൽക്കാലിക ബലപ്പെടുത്തൽ പ്രവർത്തികളും തൊണ്ണൂറ്റി അഞ്ച ശതമാനത്തോളം പൂർത്തിയായ സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ ambulance ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾക്ക് പോകാൻ കഴിയും തുറന്നു കൊടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പാലം തുറന്നു കൊടുക്കുക കൊടുത്താലും bus കൾ ആലമ്പുള്ള ചപ്പാത്തി വഴിയാകും service നടത്തുക വലിയ വാഹനങ്ങൾ ബലക്ഷയം ഉള്ള പാലത്തിലൂടെ കടന്നു പോകുന്നതിന് നിയന്ത്രിക്കാൻ പാലത്തിലെ ഇരുവശത്തും മൂന്ന് meter ഉയരത്തിൽ ഇരുമ്പുകൾ കൊണ്ടുള്ള ഗതാഗത gate trafiic guide കൾ നിർമ്മിച്ചിട്ടുണ്ട് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സമകാലിക ലോകത്തിലെ സുരക്ഷ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. സുരക്ഷ എന്ന് പറഞ്ഞാൽ ഭീഷണികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ്.

കാതലായ മൂല്യങ്ങൾക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങളെ ആണ് സുരക്ഷാ പ്രശ്നങ്ങൾ ആയി കണക്കാക്കുന്നത്. നാം മുറുകെപിടിക്കുന്ന മൂല്യങ്ങൾക്ക് ചെറുതും വലുതുമായ ഭീഷണികൾ ഉണ്ടാകാറുണ്ട്. ഈ ഭീഷണികളെ എല്ലാം സുരക്ഷയുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. ഏറ്റവും തീവ്രമായ ഭീഷണികളെ ആണ് സുരക്ഷാ പ്രശ്നമായി പരിഗണിക്കുക~പെടുന്നത്. നാം മുറുകെപിടിക്കുന്ന മൂല്യങ്ങൾക്ക് ചെറുതും വലുതുമായ പല തരത്തിലുള്ള ഭീഷണികളും ഉണ്ടാകാറുണ്ട്. ഈ ഭീഷണികളെ എല്ലാം സുരക്ഷയുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. സുരക്ഷ എന്നത് വഴുതി പോകുന്ന ഒരു ആശയമാണ്. എല്ലാ സമൂഹങ്ങളുടെയും സുരക്ഷാസങ്കല്പം സമ്മാനമല്ല. ലോകചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിലും സമൂഹങ്ങൾക്ക് ഒരുപോലെയുള്ള സുരക്ഷാസങ്കല്പം ഉണ്ടായിട്ടില്ല. ഇരുനൂറോളം രാജ്യങ്ങളിലെ അറുനൂറ്റി അമ്പതു കോടി ജനങ്ങൾക്ക് സുരക്ഷയെപ്പറ്റി ഒരേ സങ്കല്പം ആണെന്നുള്ള മാണ് ഉള്ളതെങ്കിൽ അത് അത് തീർച്ചയായും വിജയകരമായിരിക്കും. സുരക്ഷയെക്കുറിച്ചുള്ള ധാരണകളെ പൊതുവേ രണ്ടായി തരം തിരിക്കാം. അതിൽ ഒന്നാമത്തേത് പരമ്പരാഗത ധാരണകളാണ്. അതിൽ രണ്ടാമത്തേത് പാരമ്പര്യേതര ധാരണകളാണ്. ഇതിൽ പരമ്പരാഗത ധാരണകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സുരക്ഷയെക്കുറിച്ചുള്ള പരമ്പരാഗതവും ദേശീയവുമായ ധാരണകളാണ് പൊതുവേ നിലനിൽക്കുന്നത്. പരമ്പരാഗത സുരക്ഷാ സങ്കല്പമനുസരിച്ച് ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മറ്റൊരു ജാ~ രാജ്യത്തു നിന്നുള്ള സൈനിക ഭീഷണിയെക്കുറിച്ച് അത് നമുക്ക് കൂടുതൽ ഇക്കാലത്ത് മനസ്സിലാക്കാൻ കഴിയും. കാരണം~കാരണം ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള യുദ്ധങ്ങളും നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അത് ഇപ്പ~ഇപ്പോഴത്തെ ലോകത്ത് ഒരു രാജ്യം കൂടുതലായി ശ്രദ്ധിക്കുന്നത് അവരുടെ രാജ്യത്തെ വിപുലീകരിക്കാൻ വേണ്ടിയാണ്. അതിനാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയും അതിലുള്ള സമ്പത്തുകളും മറ്റുമെല്ലാം അവരുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഒരു രാജ്യം ഇപ്പോഴത്തെ കാലത്ത്‌ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ രാജ്യത്തിൻറെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം സൈനിക ഭീഷണി മുഴക്കുകയും അതുവഴി ആ രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഭൂപരമായ അഖണ്ഡത എന്നീ കാതലായ മൂല്യങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അതിനാൽ പരമ്പരാഗത സുരക്ഷ വിദേശാക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരമ്പരാഗത സുരക്ഷ എന്നാൽ സൈനിക സുരക്ഷ ആണെന്നർത്ഥം. സൈനിക നടപടി സാധാരണ പൗരന്മാരുടെ ജീവിതവും അപകടത്തിലാക്കുന്നുണ്ട്. ഒരു യുദ്ധത്തിൽ പടയാളികൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്. യുദ്ധത്തിന് സാധാരണ പൗരന്മാർ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ തകർക്കുന്നതിനായി പലപ്പോഴും പുരുഷന്മാരെയും സ്ത്രീകളെയും ഏർ മറ്റുള്ളവരെയും ശത്രുസൈന്യം ഉന്നം ഇടാറുണ്ട്. യുദ്ധ ഭീഷണി ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെൻറിന് അടിസ്ഥാനപരമായി മൂന്നുമാർഗ്ഗങ്ങൾ തെരഞ്ഞെടുക്കാം. ഒന്നുകിൽ കീഴടങ്ങുക. അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മറുപക്ഷത്തെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതുമല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രാജ്യത്തെ ശക്തമായി പ്രതിരോധിച്ച് ആക്രമണകാരികളെ തുരത്തുകയോ പരാജയപ്പെടുകയോ ചെയ്യുക. യുദ്ധത്തെ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഗവൺമെന്റുകൾ കീഴടങ്ങാൻ തയ്യാറായേക്കും. എന്നാൽ ഇത് രാജ്യത്തിൻറെ നയമാണെന്ന് ഒരിക്കലും അവർ പരസ്യപ്പെടുത്തുകയില്ല. പരമ്പരാഗത സുരക്ഷാ നയത്തിലെ മൂന്നാമത്തെ ഘടകം ശക്തി സംതുലനം എന്നറിയപ്പെടുന്നു. കരുത്തായ വലിയ രാജ്യങ്ങളിൽനിന്ന് ഭാവിയിൽ ഭീഷണി ഉണ്ടായേക്കുമെന്ന് മറ്റു രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ആക്രമണത്തിന് വ്യക്തമായ കാരണങ്ങൾ ഒന്നും വേണമെന്നില്ല. ഒരു രാജ്യത്തിൻറെ കരുത്ത് തന്നെ ഭാവിയിൽ അത് ആക്രമണം ഉത്സുകത പ്രകടിപ്പിക്കുന്നതിന്റെ അടയാളമാണ്. അതിനാൽ ഗവൺമെന്റുകൾ അവരുടെ രാജ്യ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും തമ്മിൽ ശക്തി സന്തുലനം നിലനിർത്തണം.

അതിർത്തിക്കകത്തെ ആക്രമണങ്ങളും ആക്രമണ ഭീഷണികളും പലപ്പോഴും രാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനത്തെയും ആ~ ക്രമത്തെയും അപകടത്തിൽ ആക്കാറുണ്ട്. ആന്തരികമായ അതിക്രമങ്ങളോ അല്ലെങ്കിൽ ആക്രമ ഭീഷണികളോ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിന് സുരക്ഷ ലഭിക്കുകയില്ല. അതിർത്തിക്കുള്ളിൽ സുരക്ഷിതമായില്ലെങ്കിൽ അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള അതിക്രമങ്ങൾ നേരിടാൻ രാജ്യത്തിന് കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് മ്~ഒരു രാജ്യത്തിൻറെ വെളിയിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യത്തിൻറെ അകത്തുനിന്നുള്ള ആക്രമണങ്ങളെയും

സഹകരണത്തിലൂടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമെന്ന് അത് തെളിയിച്ചു. സുരക്ഷയെക്കുറിച്ചുള്ള പരമ്പരാഗത വീക്ഷണം സഹകരണത്തിന്റെ മറ്റു രൂപങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. നിരായുധീകരണം, ആയുധ നിയന്ത്രണം, വിശ്വാസ രൂപീകരണം എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. സ്പ എല്ലാ രാജ്യങ്ങളും ചില തരത്തിലുള്ള ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിരായുധീകരണം ആവശ്യപ്പെടുന്നു. ഒരു രാജ്യം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പല തരത്തിലുള്ള ആ~ ആയുധങ്ങളും സംരക്ഷിക്കാറുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും നിരവധി ആയുധ നിയന്ത്രണ ഉടമ്പടികൾ ഒപ്പുവച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ അണ്വായുധ നിർവ്യാപന കരാർ അഥവാ NPT ഒരർത്ഥത്തിൽ ആയുധ നിയന്ത്രണ ഉടമ്പടിയാണ്. കാരണം അണ്വായുധങ്ങൾ ആർജ്ജിക്കുന്നത് അത് നിയന്ത്രിച്ചു.

ഒരു അപ്രതീക്ഷിത ആക്രമണത്തിന് അവർ പദ്ധതി ഇടുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു മാർഗ്ഗമാണത്. അവരുടെ കൈവശമുള്ള സൈനിക ശക്തിയെപറ്റിയും അവ എവിടെയാണ് വിശ്വ~വിന്യസിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയും അവർ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു. ചുരുക്കത്തിൽ പ്രതിയോഗികളായ രാജ്യങ്ങൾ തെറ്റിദ്ധാരണ മൂലം യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താനായി രൂപപ്പെടുത്തിയ ഒരു പ്രക്രി~പ്രക്രിയയാണ് വിശ്വാസ രൂപീകരണം. സുരക്ഷയെക്കുറിച്ചുള്ള പരമ്പരാഗത വീക്ഷണം സൈനിക ഭീഷണികളെ ആണ് ഊന്നൽ നൽകുന്നത്. എന്നാൽ സുരക്ഷയുടെ പാരമ്പര്യേതര വീക്ഷണം സൈനിക ഭീഷണിക്ക് പുറത്തേക്ക് പോകും~ പോകുകയും മാനവരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഭീഷണികളുടെയും വിപത്തുകളെയും വിപുലമായ ഒരു നിരയെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. പരമ~പരാമർശിതർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കാണ് സുരക്ഷ എന്നാണ്. എന്ന് വെച്ചാൽ സുരക്ഷാ ലഭിക്കേണ്ട വരാണ് പരാമർശിതർ. അത് രാഷ്ട്രമോ ജനവിഭാഗങ്ങളോ ആകാം. പരമ്പരാഗത സുരക്ഷാ സങ്കല്പമനുസരിച്ച് ഭൂപ്രദേശങ്ങളും ഭരണ പ്രസ്ഥാനങ്ങളോടും കൂടിയ രാഷ്ട്രമാണ് പരാമർശിതർ. രാഷ്ട്രത്തെക്കാൾ കൂടുതൽ സംരക്ഷണം ജനങ്ങൾക്ക് നൽകണമെന്ന് മാനവസുരക്ഷയുടെ വക്താക്കൾ ആവശ്യപ്പെടുന്നു. മാനവസുരക്ഷയും രാഷ്ട്രസുരക്ഷയും ഒന്നു തന്നെ ആയിരിക്കണം. എന്നാൽ സുരക്ഷിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നില്ല. പൗരന്മാരെ വിദേ~വിദേശകാര്യ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് വ്യക്തികളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്.

കോഫി അന്നൻ എഴുതിയതുപോലെ ആഭ്യന്തര ആക്രമണങ്ങളിൽ നിന്ന് സമുദായങ്ങൾക്കും വ്യക്തികൾക്കും ഉള്ള സംരക്ഷണം എന്നിവയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. മനുഷ്യാവകാശങ്ങളെ മൂന്ന് വിഭാഗമായി തിരിക്കും തരംതിരിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ രാഷ്ട്രീയ അവകാശങ്ങളാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉള്ളത്. അഭിപ്രായ~അഭിപ്രായസ്വാതന്ത്ര്യം, സംഘം ചേരാനും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആഗോളദാരിദ്ര്യം ആണ് അഹ് അരക്ഷിതാവസ്ഥയുടെ മറ്റൊരു സ്രോതസ്സ്. ആഗോള ദാരിദ്ര്യത്തിനുള്ള പ്രധാനകാരണം അസാധാരണമായ ജനസംഖ്യാ പെരുപ്പം ആണ്. ഇപ്പോഴത്തെ ഏർ ജനസംഖ്യ അടുത്ത ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ എഴുനൂറു മുതൽ എണ്ണൂറു കോടി വരെ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ ജനസംഖ്യ മൂന്നിരട്ടിയോളം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമ്പന്ന രാജ്യങ്ങളുടെ സ്ഥിതി നേരെ മറിച്ചാണ്. അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ അവരുടെ ജനസംഖ്യ ചുരുങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. ഉയർന്ന ആളോഹരി വരുമാനവും

ദരിദ്ര വിഭാഗങ്ങളെയും കൂടുതൽ ദരിദ്രമാക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്ത് സുരക്ഷ എന്നു പറയുന്നത് സുരക്ഷ സുരക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു മറ്റൊരു കാര്യമെന്നതാണ് പകർച്ചവ്യാധികൾ. AIDS പക്ഷിപനി SARS തുടങ്ങിയ പകർച്ചവ്യാധികൾ കുടിയേറ്റം, business, tourism സൈനികനീക്കങ്ങൾ എന്നിവയിലൂടെ രാജ്യങ്ങളുടെ മറുവശങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിൽ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന വിജയം അഥവാ പരാജയം~ അഥവാ പരാജയം മറ്റു രാജ്യങ്ങളിലെ രോഗ- സംക്രമണത്തെ ബാധിക്കുന്നു. ebola virus, henta virus, hepatitis C തുടങ്ങിയ അനേകം രോഗങ്ങളും പ്രത്യക്ഷപ്പെടുക ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം virus കൾ ഏർ പല രാജ്യങ്ങളിലായി പിടിപെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമായ ഒന്നാണ് corona virus. Corona virus നമ്മുടെ പല രാജ്യങ്ങളിലും ഏർ കാരണം സുരക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ധാരാളം ജനങ്ങളുടെ ജീവന് ഭീഷണി ആവുകയും ധാരാളമാളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒരു രാജ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയോ അവിടെ പടർന്ന് ഏർ പകർന്നു പിടിക്കുകയോ ചെയ്താൽ ആ രാജ്യത്തെ സുരക്ഷ നഷ്ടപ്പെടുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും താറുമാറാക്കുകയും ചെയ്യും. മൃഗങ്ങൾക്കിടയിലെ പകർച്ചവ്യാധിയാണ് മറ്റൊരു പ്രശ്നം. അതിൻറെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഏറെ ഗുരുതരമാണ്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അന്ത്യത്തോടെ ബ്രിട്ടനിൽ പൊട്ടിപ്പുറപ്പെട്ട പശു രോഗം ആ രാജ്യത്തിൻറെ വരുമാനത്തിൽ കോടിക്കണക്കിന് dollar കളുടെ നഷ്ടമാണ് വരുത്തി വെച്ചത്. അതുപോലെ വ്യാപകമായ വ്യാപകമായി പടർന്നു പിടിച്ച പക്ഷിപ്പനി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വളർത്തു പക്ഷികളുടെ കയറ്റുമതി നിലനിൽക്കുന്നതിന് ഇടയാക്കി. അത്തരം പകർച്ചവ്യാധികൾ രാജ്യങ്ങൾക്കിടയിലെ പരസ്പര പരസ്പരാശ്രയത്വം തെളിയിക്കുകയും അന്തർദേശീയ സഹകരണത്തിന്റെ ആവശ്യകതയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. എല്ലാ രോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും സുരക്ഷയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സുരക്ഷാ സങ്കൽപ്പത്തിന് അതിൻറെ അർത്ഥം നഷ്ടപ്പെടും. സുരക്ഷക്കെതിരെയുള്ള പാരമ്പര്യേതര ഭീഷണികളെ കൈകാര്യം ചെയ്യേണ്ടത് സഹകരണത്തിലൂടെ ആണ്. സ്പ സൈനിക പോരാട്ടത്തിലൂടെ അല്ല. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനും മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കാനും സൈനികശക്തി കൊണ്ട് നേരിടാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അന്തർദേശീയ സഹകരണമാണ്.

ഭീഷണിയുടെ പ്രകൃതം, രാജ്യങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവ് എന്നിവയെ ആശ്രയിച്ചിരിക്കും. സഹകരണാത്മക സുരക്ഷ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ദേശീയവും അന്തർദേശീയവുമായ അനേകം സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എതിരെ പരമ്പരാഗതവും പാരമ്പര്യേതര വുമായ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിനകത്തു നിന്നും അതിർത്തികൾക്ക് വെളിയിൽ നിന്നും അത്തരം ഭീഷണികൾ ഉയർന്നിട്ടുണ്ട്. ഈ ഭീഷണികളെ നേരിടുന്നതിന് ഇന്ത്യ ശക്തമായ സുരക്ഷാ തന്ത്രം തന്നെ മെനഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവളുടെ സൈന്യം തന്നെയാണ്. ഇന്ത്യയുടെ സൈന്യം ഈ ലോകത്ത് വെച്ച് ഉള്ളതിൽ വെച്ച് ഏറ്റവും മികവുറ്റ സൈന്യമാണ്.